രൂപം നൽകിയ ആദർശ് കലാമന്ദിർ നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തത് അവരിൽതന്നെയൊരാളായ പി. രാമദാസാണ്. സാമ്പത്തികമായി പരാജയപ്പെട്ടെങ്കിലും മലയാളസിനിമയിൽ വളരെയധികം പേരെടുക്കാൻ ഈ ചിത്രത്തിനു കഴിഞ്ഞു. newspaper boy ഓട് കൂടി serious വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിരവധി ചിത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു.

പാടാത്ത പൈങ്കിളി, രണ്ടിടങ്ങഴി, ഉമ്മാച്ചു, ഭാർഗ്ഗവീനിലയം, ചതുരംഗം എന്നീ ചിത്രങ്ങൾ ദേശീയതലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ടു. ആയിരത്തി തൊള്ളായിരത്തി അറുപതുകള്‍ സാഹിത്യകൃതികളുടെ ചലച്ചിത്രാവിഷ്കാരങ്ങൾ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും ശ്രദ്ധേയ ചിത്രങ്ങൾ. മൂലകൃതിയുടെ രാചന രചയിതാക്കൾ തിരകഥ ഒരുകിയതും ചിത്രങ്ങളുടെ നിലവാരത്തെ കാര്യമായി വർദ്ധിപ്പിച്ചു മികച്ച സാങ്കേതികത്തികവൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും മലയാളത്തിലെ ആദ്യ colour ചിത്രമായ കണ്ടം ബെച്ച കോട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നില്‍ പുറത്തിറങ്ങി. ബാലന്‍റെ നിർമ്മാതാവയ ടി. ആർ. സുന്ദരം തന്നെയാണ് ഈ ചിത്രത്തിന്‍റെ നിർമ്മാതാവും സംവിയകവും സംവിധാനവും നിർവ്വഹിച്ചത്.

ചിത്രങ്ങള്‍ പുറത്തിറങ്ങിക്കൊണ്ടിരുന്നു. മലയാള സിനിമാ ചരിത്രത്തിൽ നാഴികക്കല്ലുകളായ നിരവധി ചിത്രങ്ങൾ അറുപതുകളിൽ പുറത്തിറങ്ങി. ഭാർഗവീനിലയം, ഓടയിൽ നിന്ന്, ചെമ്മീൻ, മുറപ്പെണ്ണ്, ഇരുട്ടിന്റെ ആത്മാവ് എന്നീ ചിത്രങ്ങ~ ചിത്രങ്ങൾ ഇതിൽ എടുത്തു പറയേണ്ടവയാണ്. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഏറ്റവും നല്ല സിനിമയ്കുള്ള Indian president ഇന്‍റെ സുവർണ്ണ ചക്രം ചെമ്മീൻ നേടി. ഒരു ദക്ഷിണേന്ത്യൻ സിനിമയ്ക്ക് ആദ്യമായി ഈ അംഗീകാരം ലഭിക്കു~ ലഭിക്കുന്നതും ഇതിലൂടെയാ‍ണ് ഈ ചലച്ചിത്രം international തലത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട ആദ്യ മലയാളചിത്രവുമാണ് caan ചലച്ചിത്രമേളയിൽ മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരവും, ഷിക്കാഗോ ചലച്ചിത്രമേളയിൽ merit certificate ഉം ചിത്രം നേടി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ സാമൂഹിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത ചിത്രങ്ങളായിരുന്നു അറുപതുകളിൽ കൂടുതലായും നിർമ്മിക്കപ്പെട്ടത്. സംഗീതത്തിനും ഈ കാലക്കട്ടതിലെ ചിത്രങ്ങളിൽ വലിയ പ്രാധാന്യം ലഭിച്ചിരുന്നു. കെ. എസ്. സേതുമാധവൻ, രാമു കാര്യാട്ട്, കുഞ്ചാക്കോ, പി. സുബ്രഹ്മണ്യം എന്നിവരായിരുന്നു ഇക്കാലത്തെ ചില പ്രധാന സംവിധായകർ. ഈ ഇതോടു കൂടി ഞാന്‍ ഈ പറഞ്ഞ topic ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. hello ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചലച്ചിത്ര നടനും പിന്നണി ഗായകനുമായ ദുൽഖർ സൽമാനെ കുറിച്ചാണ് ദുൽഖർ സൽമാൻ ജനിച്ച ജൂലൈ ഇരുവത്തെട്ട്‍ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്ന് പ്രധാനമായും മലയാള ചലച്ചിത്ര രംഗത്തെക്കാണ് അദ്ദേഹം പ്രവർത്തി തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷ ചിത്രങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട് superstar mega super megastar മമ്മൂട്ടിയുടെ മകനായ ഇദ്ദേഹം സർവകലാശാലയിൽ നിന്ന് business management ബിരുദം നേടി രണ്ടായിരത്തി പതിനെട്ടിൽ കർവാൻ എന്ന ചിത്രത്തിൽ promotion നേടി ജനനം ഇരുവത്തെട്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്ന് മുപ്പത്തൊമ്പത് വയസ്സ് മറ്റു പേരുകൾ ചാലു കുഞ്ഞിക്ക തൊഴിൽ ചലച്ചിത്ര നടൻ സജീവകാലം രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് ഇന്ന് വരെ ഉയരം അഞ്ചടി ജീവിത പങ്കാളികൾ അമല സൂഫിയ കുട്ടികൾ മറിയം അമീറ സൽമാൻ മാതാപിതാക്കൾ മമ്മൂട്ടി സുൽഫത്ത് websiteWWW ദുൽഖർ സൽമാൻ dot com മേ marriage on acting studio യിൽ മൂന്നാം മാസത്തെ അഭിനയ course ന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് പ്രദർശനത്തിൽ action ചലച്ചിത്രമായ second show യിലൂടെ cinema രംഗത്തേക്ക് അരങ്ങേറ്റം നടത്തി ഇതിലെ അഭ് ഇതിലെ അഭിനയത്തിന് മികച്ച നവാഗത നടനുള്ള film fare award ലഭിച്ചു ഉസ്താദ് hotel ലെ രണ്ടായിരത്തി പന്ത്രണ്ട് അഭിനയത്തിന് മികച്ച നടനുള്ള film fare പുരസ്‌കാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു hotel രണ്ടായിരത്തി പതിനേഴ് മികച്ച നടനുള്ള filmfare പുരസ്‌കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു american born consostrate രണ്ടായിരത്തി പതിമൂന്ന് എന്ന ചിത്രത്തിൻറെ വാണിജ്യ ത്തിന് ശേഷം rock thriller ചലച്ചിത്രമായ നീലാകാശം പച്ച ക്കടൽ ചുവന്നഭൂമി തമിഴ് പ്രണയ ഹാസ്യ ചിത്രമായ വയ് മൂടിയും ദേശവും എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു തുടർന്ന് ഏറ്റവും കൂടുതൽ collection നേടിയ മലയാള ചിത്രങ്ങളിൽ ഒന്ന് ബാംഗ്ലൂർ days പ്രണയ ചലച്ചിത്രത്തിന്റെ അദ്ദേഹം അഭിനയിച്ചു നിരൂപ നേടിയ പ്രണയം ചല യും അഭിനയിച്ചു പിന്നെ പ്രണയ ചിത്രമായ ഓക്ക് എൽ okay കണ്മണി രണ്ടായിരത്തി പതിനഞ്ചു എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം സ തമിഴ് cinema യിൽ കൂടുതൽ വിജയം നേടി തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ പ്രണയ ചലച്ചിത്രമായ ചാർളിയിൽ അവതരിപ്പിച്ച പ്രധാന വേഷത്തിനും പ്രശംസ ലഭിച്ചു ഇതോടെ മികച്ച നടനുള്ള ഇതിലൂടെ മികച്ച നടനുള്ള award ലഭിച്ചു അദ്ദേഹം തമിഴ് cinema യിൽ കൂടുതൽ വിജയം നേടി തുടർന്ന് അദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് പ്രണയ ചിത്രമായ ചാർലിയിൽ അവതരിപ്പിച്ച പ്രധാന വേഷത്തിന് സ പ്രശംസ മികച്ച നടനുള്ള award ലഭിച്ചു മഹാനടി രണ്ടായിരത്തി പതിനെട്ട് എന്ന ജീവ ചരിത്രത്തിലൂടെ തെലുങ്ക് cinema യിൽ അരങ്ങേറ്റം കുറിച്ചു

തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ the soyo factory എന്ന ചിത്രത്തിൽ പ്രധാന വേഷം അവതരിപ്പിച്ചു സൽമാനെ ഒരു fashion technique ആയി മാധ്യമങ്ങൾ അംഗീകരിച്ചു നിരവധി സംരംഭ ത്തിൽ ഇദ്ദേഹം പങ്കിട്ടു ദുൽഖർ സൽമാൻ ഇൻറെ വ്യക്തി ജീവിതം രണ്ടായിരത്തി പതിനൊന്നില് ശ്രീലാൽ രാജ്‌കുന്ദ്ര

പന്ത്രണ്ടിൽ ഫെബ്രുവരി മൂന്നിനാണ് ദുൽഖർ സൽമാൻറെ മലയാള cinema യിലെക്കുള്ള അരങ്ങേറ്റം ഒരു കൂട്ടം പുതുമുഖങ്ങളോടൊപ്പം ആരംഭം ളില്ലാതെ ചലച്ചിത്ര പ്രവേശന ത്തെ കുറിച്ചൊരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ തൻറെ ബോധപൂർവമായ തീരുമാനമായിരുന്നു അത് എന്ന് അദ്ദേഹം ഉൾപ്പെടുത്തി ഒരു നടൻ അരങ്ങേറ്റം കുറിക്കുമ്പോൾ ഒരു നായകനാകാനുള്ള അവകാശത്തെ നേടുകയാണ് അത് ഒരു കോ കൂ ആകരുതേ എന്നായിരുന്നു അദ്ദേഹത്തിൻറെ അഭിപ്രായം അൻവർ റഷീദിലെ സം സംവിധാനത്തിൽ തഴങ്ങിയ ഉസ്താദ് hotel രണ്ടായിരത്തി പന്ത്രണ്ടാണ് ദുൽഖർ അടുത്തതായി അടുത്തതായി അഭിനയിച്ച ചിത്രം മികച്ച ജനപ്രിയ ചലച്ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര award ലഭിച്ച ഈ ചിത്രം box office ൽ വലിയ വിജയമായിരുന്നു

പ്രണയ ചിത്രത്തിൽ ദുൽഖർ അഭിനയിച്ചു ഇതിൽ അദ്ദേഹത്തിൻറെ നായികയായി നസ്രിയ നസീം ആണ് അഭിനയിച്ചത് പടം പോലെ ഏർ പട്ടം പോലെ എന്ന ചിത്രത്തിൽ പോലെ തന്നെയും ഇതില് കൂടുതൽ വിജയം നേടാനായില്ല തമിഴ് മലയാള ദിശയിൽ ചിത്രമായി പുറത്തിറങ്ങിയ വായ് മൂടിയും പേസ്യവും രണ്ടായിരത്തി പതിനാല് എന്ന ചിത്രത്തിലായിരുന്നു ദുൽഖർൻറെ അടുത്ത വേഷം തൻറെ മലയാള പതിപ്പാക്കി ഇറങ്ങിയ സംസാരം ആരോഗ്യത്തിന് ഹാനികരം പരാജയപ്പെട്ടെങ്കിലും തമിഴ് പതിപ്പിന് മികച്ച പ്രതികരണം ലഭിക്കുകയും ചിത്രം speed hit ആയി മാറുകയും ചെയ്തു ദുൽഖർ കാണാനുള്ള ഒരു വിരുന്ന ആണ് service കൾ സ്വന്തം ശബ്ദത്തിൽ dub ചെയ്യുന്നതിന് കുറ്റമറ്റ തമിഴ് സംസാരിക്കുന്നതിനും അദ്ദേഹം അധിക point കൾ നേടുന്നു എന്നീ service കൂട്ടിച്ചേർത്തു ഈ ചിത്രത്തിലൂടെ മികച്ച രണ്ടാമത്തെ നടനുള്ള filmfare award അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിന് award ലഭിച്ച രണ്ടായിരത്തി പതിനാല് രഞ്ജിനി മോഹൻ പ്രണയ ഹാസ്യ ചിത്രമായ ബാംഗ്ലൂർ days ൽ ദുൽഖർ സൽമാന് അർജുൻ എന്ന കഥാപാത്രത്തിൽ അവതരിപ്പിച്ചു നിവിൻ പോളിയും നസ്രിയ നസീമും ഇതിൽ അർജുൻ സ്വന്തമായ് അഭിനയിച്ചു ഈ ചിത്രം മികച്ച ഒരു പ്രശംസയോടെ വിജയിച്ചു ഏകദേശം നാപ്പത്തഞ്ചു കോടി indian രൂപ വരുമാനം ഈ ചിത്രം നേടി ദുൽഖർ സൽമാൻറെ വ്യക്തി ജീവിതം രണ്ടായിരത്തി പതിനൊന്ന് ശ്രീനാഥ് രാജേന്ദ്ര secondshow എന്ന cinema യിലൂടെ അദ്ദേഹം അരങ്ങേറ്റം കുടി കുറിച്ചു ചലച്ചിത്രം ഓം ശാന്തി ഓശാന ദുൽഖർ സൽമാൻ ജനിച്ചത് ഇരുവത്തെട്ടെ ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്ന് മറ്റ് പേരുകൾ ചാലു കുഞ്ഞിക്ക ദുൽഖർ സൽമാൻറെ ഉയരം അഞ്ചടി ജീവിത പങ്കാളികൾ അമല സൂഫിയ അമല സൂഫിയ ജീവിത പങ്കാളികൾ കുട്ടികൾ മറിയം അമീത സൽമാൻ മാതാപിതാക്കൾ മമ്മൂട്ടി സുൽഫത്ത് ദുൽഖർ സൽമാൻറെ website WWW ദുൽഖർ സൽമാൻ dot in marriage on acting in studio യിൽ മൂന്നാം മാസത്തെ അഭിനയ course ന് ശേഷം രണ്ടായിരത്തി പതി രണ്ടിൽ profession ചിത്രമായ action ചലച്ചിത്രമായ second show യിലൂടെ cinema രംഗത്തിലേക്ക് അരങ്ങേറ്റം നടത്തി ഇതിൽ അതിനകത്ത് മികച്ച നവാഗത നടനുള്ള filmfare award ലഭിച്ചു ഉസ്താദ് hotel ലെ hotel രണ്ടായിരത്തി പതിരണ്ട് അഭിനയത്തിന് മികച്ച നടനുള്ള filmfare പുരസ്‌കാര

വാണിജ്യ ജീവിതത്തിന് ശേഷം rock thriller ചലച്ചിത്രമായ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി രണ്ടായിരത്തി പതിനേഴ് തമിഴ് പ്രണയ ഹാസ്യ ചി ചലച്ചിത്രമായി വായ് മൂടി പേസവും തുടർന്ന് ഏറ്റവും കൂടുതൽ collection നേടിയ മലയാള ചിത്രങ്ങളിൽ ഒന്നായ ബാംഗ്ലൂർ days രണ്ടായിരത്തി പതിനാല് എന്ന ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചു തുടർന്ന് ഏറ്റവും കൂടുതൽ collection നേടിയ മലയാള ചിത്രങ്ങളിൽ ഒന്നായ ബാംഗ്ലൂർ days രണ്ടായിരത്തി പതിനാല് എന്ന പ്രയാണ ചലച്ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചു മരണത്തിന് കമായ എന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചു പിന്നീട് പറയാനുള്ളത് അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ second show എന്ന cinema ലൂടെയും അഭിനയിച്ചു അദ്ദേഹത്തിൻറെ വ്യക്തി ജീവിതം ഇ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി എമ്പത് നാലിൽ ജൂലൈ ഇരുവത്തെട്ടിന് ദുൽഖർ സൽമാൻ ജനിച്ചു അദ്ദേഹത്തിൻറെ മുൻകാല ജീവിതം നടൻ മമ്മൂട്ടിയുടേയും ഭാര്യ സുൽഫത്തിൻറെയും രണ്ടാമത്തെ മകനാണ് സൽമാൻ സുറുമിയാണ് സൽമാൻറെ മൂത്ത സഹോദരി കൊച്ചിയിലെ public school ൽ primary വിദ്യാഭ്യാസം നേടി തുടർന്ന് അം അമേരിക്കയിലേക്ക് മാറിയ അദ്ദേഹം പാർത്ലൂസ് സർവ്വ ശാലയിൽ നിന്ന് business management ബിരുദം നേടി പിന്നീട് ദുബായിൽ MT യുമായി ബന്ധപ്പെട്ട business നടത്തുകയും ചെയ്തു അഭിനയ രംഗത്തേക്ക് പുതിയ അദ്ദേഹം പിന്നീട് തീരുമാനിച്ചു മുംബൈയിൽ ബാരിജോൺ acting studio യിൽ മൂന്നാം മാസത്തെ course പങ്കെടുത്തു രണ്ടായിരത്തി പതിനെട്ട് പന്ത്രണ്ടിൽ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം അഭിനയം തിരഞ്ഞെടുക്കുവാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ നവഗാതമായ ശ്രീശാന്ത് രാജേന്ദ്ര സെ ചിത്രമായ second show എന്ന ചിത്രത്തിനായി സൽമാൻ അരങ്ങേറ്റം കുറിച്ചു അതിന് ഹരിലാൽ എന്ന വേഷമാണ് അദ്ദേഹം സ്വീകരിച്ചു അതിനായി രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി മൂന്നായിരുന്നു ദുൽഖർ സൽമാൻ മലയാള cinema യിലേക്ക് അരങ്ങേറ്റം കുറിച്ച ദിവസം ഒരു കൂട്ടം

വ്യക്തമാക്കിയത് interview വിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹത്തിൻറെ ആദ്യ cinema യായ second show അരങ്ങേറ്റം കുറിച്ചത് അതിന് ശേഷം സംവിധായകൻ അൻവർ റഷീദിൻറെ ഉസ്താദ് hotel എന്ന cinema യിൽ അദ്ദേഹം അഭിനയിച്ചു അത് superhit ആയിരുന്നു നാപ്പത്തഞ്ചു കോടിയോളം ആ cinema യിലെ ചെലവായി വന്നത് രണ്ടായിരത്തി പതിനനാല് zolofactor cinema യും രണ്ടായിരത്തി ഇരുപതിലെ എറങ്ങിയ cinema യും അദ്ദേഹത്തിന് വലിയ superhit ആയി superhit പടത്തി പടത്തിലേക്ക് നയിച്ചു ചിത്രത്തിൽ ദുൽഖർ അഭിനയിച്ചു ഇതദ്ദേഹത്തിൻറെ നായികയായി നസ്രിയ നസീമുമാണ് അഭിനയിച്ചത് പട്ടം പോലെ എന്ന ചിത്രത്തിൽ പോലെ തന്നെ ഇതിനും കൂടുതൽ വിജയം നേടാനായില്ല ദുൽഖർൻറെ അടുത്ത വേഷം ഇതിൻറെ മലയാള പതിപ്പായി ഇറങ്ങിയ സംസാരം ആരോഗ്യത്തിന് ഹാനീകരം പരാജയപ്പെടുകയും തമിഴ് പതിപ്പിന് മികച്ച പ്രതികരണം ലഭിക്കുകയും ചെയ്തു തമിഴ് പതിപ്പിന് മികച്ച പ്രതികരണം ലഭിക്കുകയും ചെയ്തു no adds ആയിട്ടാണ് ഇദ്ദേഹം ഇതിൽ അഭിനയിച്ചത് സ്വന്തം ശബ്ദത്തിൽ dub ചെയ്യുകയും മറ്റു തമിഴ് cinema ലെ ഇദ്ദേഹം അഭിനയിച്ചു ഇദ്ദേഹത്തിൻറെ വലിയ superhit ആയ പടങ്ങളാണ് ഉസ്താദ് hotel അതുപോൽത്തന്നെ ഉസ്താദ് hotel second show കുറുപ്പ് hello നമസ്കാരം

ആഹ് സുഖം തന്നെയാണ് എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം

ആഹ് അതെയല്ലേ ഞാൻ ഇന്ന് വിളിച്ചത് ഏർ നമുക്ക് കുറച്ചുനേരം ഒന്ന് സംസാരിച്ചാലോ താങ്കൾക്ക് ഏർ സമയം ഉണ്ടാകുമോ സംസാരിക്കാൻ ആഹ് അതിനെന്താ എനിക്ക് സമയമുണ്ട് സംസാരിക്കാൻ താങ്കൾ എന്ത് വിഷയത്തെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് നമുക്കൊന്ന് ഒരു Football നെ കുറിച്ച് സംസാരിച്ചാലോ താങ്കൾക്ക് അത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമുണ്ടോ ആഹ് അതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് താങ്കൾക്ക് Football നെ പറ്റി അധികം അറിയുമോ ഇല്ല എനിക്ക് വല്ലാതെ അങ്ങ് അറിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഏർ നിങ്ങളുമായി കുറച്ച് സംസാരിച്ചു എന്തെങ്കിലുമൊക്കെ അറിവ് നേടാം എന്ന് കരുതി ഏർ താങ്കൾക്ക് Football ഇഷ്ടമാണോ ആഹ് എനിക്ക് Football ഇഷ്ടമാണ് ആഹ് അങ്ങനെയല്ലേ ഏർ താങ്കൾ ഏർ ആരുടെ ഏത് താരത്തിൻ്റെ Fan ആണ് ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരു താരത്തിൻ്റെ അല്ല എന്നാലും എനിക്ക Football കളിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള താരം താരം ലിയോണൽ മെസ്സി എന്ന് കളിക്കാരനെ പറ്റിയാണ് പിന്നീട് എനിക്കിഷ്ടം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നെയ്മർ ജൂനിയർ

വി ആഹ് അതല്ലേ football നു football കളിക്കണമെങ്കിൽ എത്ര അംഗങ്ങളാണ് ആ ടീമിൽ ഉണ്ടായിരിക്കേണ്ടത് അത് നിങ്ങൾക്ക് ഒന്നു പറയാമോ football കളിയുടെ നിയമപ്രകാരം അന്താരാഷ്ട്ര football കളിയിൽ ഒക്കെ ആണെങ്കിൽ പതിനൊന്നു പേരും അടങ്ങുന്ന team കളും പിന്നീട് നമ്മുടെ പല സ്ഥലങ്ങളിലും ചില sevens football football അങ്ങനെ പറയുന്ന football കളും ഉണ്ട് നമ്മൾ അന്താരാഷ്ട്ര തലത്തിലും ദേശീയതലത്തിലും ഒക്കെ നോക്കുകയാണെങ്കിൽ ഏർ പതിനൊന്നു പേരടങ്ങുന്ന കളിയാണ് അധികം നടക്കാറുള്ളത് ആഹ് അങ്ങനെയാണല്ലേ ഏർ ഇപ്പോൾ ആഹ് ഏറ്റവും കൂടുതൽ ഏർ തന്നെ നമ്മുടെ ഏർ world cup ൽ ഏറ്റവും കൂടുതൽ winner റായിട്ടുള്ള ഏർ team ഏതാണ് ഏത് രാജ്യമാണ് ഏർ world cup ൽ ഏറ്റവും കൂടുതൽ winner ആയിട്ടുള്ളത് worldcup ൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയിട്ടുള്ള team നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ബ്രസീൽ തന്നെയാണ് അവർ അഞ്ച് കിരീടം ആണ് നേടിയിട്ടുള്ളത് അതിൽ മൂന്നും പെലെ എന്ന ഇതിഹാസം തന്നെയാണ് നേടിയിട്ടുള്ളത് അദ്ദേഹം അത് അടുപ്പിച്ചു നാലുകൊല്ലം കൊണ്ടാണ് നാലു tournament കൾ കൊണ്ടാണ് മൂന്നു trophy കൾ നേടിയിട്ടുള്ളത് അദ്ദേഹം ഒരു ഇതിഹാസം തന്നെയാണ് പിന്നീട് ആ പ്രതി രണ്ടായിരത്തി അവസാനമായി world cup നേടിയത് രണ്ടായിരത്തിരണ്ടിൽലാണ് അന്നും ഒരുപാട് താരങ്ങൾ ഉണ്ടായിരുന്നു ആഹ് അതെയല്ലേ താങ്കൾക്ക് മെസ്സിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എനിക്ക് മെസ്സിയെപ്പറ്റി പറയാനുള്ളത് അദ്ദേഹം ഒരു മികച്ച കളിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാട് അർജൻറ്റീന എന്നാണ് അദ്ദേഹം ആ team നു വേണ്ടി തന്നെയാണ് കളിക്കുന്നത് ദേശീയതലത്തിൽ ഇപ്പോൾ അദ്ദേഹം Club football തലത്തിൽ കളിക്കും എന്നത് പാരിസൺ ജർമൻ എന്നറിയപ്പെടുന്ന French club നു വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ team ഇപ്പോൾ അതിൽ ഇപ്പോൾ എന്ന വേണ്ടി ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ team ഒരു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ team ഉം ഒരുപാട് നേട്ടങ്ങൾ നേടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ദേശീയ team മായ അർജൻറ്റീന ഇപ്പോൾ നടന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ FIFA world cup ൽ അദ്ദേഹത്തിൻ്റെ team ആണ് അതിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ മികച്ചതാണ് പിന്നീടദ്ദേഹം അഞ്ചു USAchampions league അതുപോലെതന്നെ രണ്ടായിരത്തി ഇരുപത്തിഒന്നിൽ നടന്ന copa america പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ൽ നിന്ന് അദ്ദേഹം trophy കൾ നേടിയിട്ടുണ്ട് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ballon d'or നേടിയ ഏക കളിക്കാരൻ അദ്ദേഹം ഏഴു ballon d'or കൾ നേടിയിട്ടുണ്ട്

ആഹ് അഗനെയൊക്കെ ആണല്ലേ എനിക്ക് തോന്നുന്നു നമ്മളെ ഏർ football താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏർ ആരാധകരുള്ള ഒരു വ്യക്തിയും ഈ മെസ്സി തന്നെയാണെന്ന് വേണം എന്ന് വേണം പറയാനായിട്ട് അല്ലേ ആഹ് അതെ football കളിക്കാരൻ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ള main ഒരാളാണ് അദ്ദേഹം ആഹ് അതെല്ലേ ഏർ ഇപ്പോൾ നടന്ന Worldcup ലും ആഹ് അർജൻറ്റീന എന്ന team തന്നെയല്ലേ Worldcup ൽ win ചെയ്തിട്ടുള്ളത് അതെ അർജൻറ്റീന എന്ന team തന്നെയാണ് ഈ ഇപ്പൊ നടന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ Worldcup ഏർ ഖത്തറിൽ നടന്ന Worldcup ൽ ഏർ വിജയം നേടിയിട്ടുള്ളത് അതെ അതിൽ മെസ്സി കളിക്കാരൻ്റെ പങ്ക് എടുത്തു പറയേണ്ടതാണ് അദ്ദേഹം എല്ലാ stage ലും Goal കൾ നേടിയിട്ടുണ്ട് Group stage ലും Pre quarter ലും quarter ലും Semi ലും പിന്നീട് Final ൽ ഇരട്ട Goal കൾ നേടിയ അദ്ദേഹമാണ് അർജൻറ്റീന എന്ന Team നെ Worldcup ലേക്ക് നയിച്ചത് അദ്ദേഹം ആണ് അവരുടേ ഏറ്റവും നെടുംതൂണ് ആഹ് അതെയല്ലേ ഏർ എനിക്ക് തോന്നുന്നു കളിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ ഏർ മെസ്സിയുടെ ഏർ കുറച്ച് ഉപദേശങ്ങൾ ഒക്കെ ഉണ്ടാകും എന്ന് തോന്നുന്നു അല്ലെ ആഹ് അതെ മെസ്സി എന്ന് പറഞ്ഞാൽ അവക്ക് അത് അവരുടെ ഒരു ഉം രാജാവിനെ പോലെയാണ് അവരുടെ ഒരു നേതാവിനെ പോലെയാണ് അവരുടെ ബാക്കിയുള്ള കളികാർക്കെല്ലാം മെസ്സി പറയുന്നതിനനുസരിച്ചാണ് അവ ഏർ എല്ലാ നീക്കങ്ങളും ചെയ്യുന്നത് മെസ്സിയുടെ ഒരു കീഴിലാണ് ഈ team മൊത്തം പ്രവർത്തിക്കുന്നത് തുകൊണ്ടു തന്നെയാണ് അവർ ഏർ മി ലോകത്തിലെ മികച്ച team ആയി ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ FIFAranking ൽ ഒന്നാമതാണ് അദ്ദേഹത്തിൻ്റെ team അദ്ദേഹത്തിൻ്റെ team ഇപ്പോൾ ഒരുപാട് കളികളായി ഇദ്ദേഹം ജയിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ team ഒരുപാട് കളികളായി goal ചെയ്യു goal അദ്ദേഹം കൂടുതൽ goal കൾ score ചെയ്യുന്നു ഏർ അദ്ദേഹം world cup ലെ golden ball winner ആയി അദ്ദേഹത്തിൻ്റെ team അംഗമായ ഫെർണാണ്ടസ് ഏർ player നുള്ള award നേടി ഏർ പിന്നെ അദ്ദേഹത്തിൻ്റെ team ലെ goal keeper ആയി അദ്ദേ നെപ്പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു ആണ് അർജൻറ്റീന world cup നേടിയത് എന്ന് തന്നെ പറയാം അദ്ദേഹം ഏർ ആ world cup ലെ ഏർ best goal keeper ആയി അംഗീകരിക്കപെടുകയും ചെയ്തു അദ്ദേഹത്തിനു team എന്നു പറയുന്നത് അദ്ദേഹം നയിച്ച് ഉണ്ടാക്കിയ team ആണ് ആഹ് അതേയല്ലേ എനിക്ക് ഇത്രയൊന്നും അറിയില്ലായിരുന്നു ഏർ പിന്നെ എനിക്ക് ഏർ അറിയാവുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പറ്റിയാണ് താങ്കൾ അദ്ദേഹത്തിൻ്റെ ഒരു fan ആണോ അദ്ദേഹത്തെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പറ്റി പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണ് social media platform ആയ ഇൻസ്റ്റാഗ്രാംൽ ഏറ്റവും കൂടുതൽ followers ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ് കുറച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ പിന്നെ അദ്ദേഹത്തിൻ്റെ ഏർ ജന്മസ്ഥലം എന്ന് പറയുന്നത് പോർച്ചുഗൽ ആണ് ആഹ് പോർച്ചുഗലിനു വേണ്ടി തന്നെയാണ് അദ്ദേഹം ദേശീയ team ൽ കളിക്കുന്നത് പിന്നീട് അദ്ദേഹം ഉം ദേശീയ തലത്തിൽ ഏറ്റവും goal നേടിയ താരം കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തെ ദേശീയ തലത്തിൽ പിന്തുടരാൻ ആരുമില്ല അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ goal നേടിയ താരം പിന്നീട് അദ്ദേഹം അഞ്ച് ഏർ കിരീടങ്ങൾ നേടിയിട്ടുണ്ട് പിന്നീട് അദ്ദേഹം ഏർ ഒരുപാട് കിരീടങ്ങൾ പോർച്ചുഗലിനു വേണ്ടിയിട്ടും നേടിയിട്ടുണ്ട് ഏർ പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിലെ Euro cup പോർച്ചുഗലൈന് വേണ്ടി നേടിയിട്ടുണ്ട് അദ്ദേഹം അഞ്ച് ballon d'or നേടിയിട്ടുണ്ട് ഒരുപാട് golden boot കൾ നേടിയിട്ടുണ്ട് ഒരുപാട് FIFA കിട്ടിയിട്ടുണ്ട് ഏർ അദ്ദേഹത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു best കളിക്കാനും കൂടിയാണ് അദ്ദേഹം ഒരുപാട് club ൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്ത് portuguese club ആയ sporting നു വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ മികച്ച കളികൊണ്ട് ഏർ spanish club ആയ ഏർ അദ്ദേഹത്തെ ലേക്ക് എത്തിക്കുകയും അവിടെ അദ്ദേഹം വളരെ മികച്ച പ്രകടനങ്ങൾ നടത്തുകയും അവിടെ ഒരുപാടു കിരീടങ്ങളും ഒരുപാട് നേട്ടങ്ങളും നേടി കൊണ്ട് അത് പിന്നീട് italian club ആയ ലേക്ക് പോയി അവിടെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മികച്ച കളി രീതികൾ പുറത്തെടുത്തു ഏർ പിന്നീട് അദ്ദേഹം ഏർ തൻ്റെ പഴയ club ആയ Manchester United ലേക്ക് പോയി അവിടെയും അദ്ദേഹം തൻ്റെ പഴയ കളികൾ എല്ലാം തിരി കളിച്ചു അവിടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു position നേടിയെടുത്തു പിന്നീട് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് saudi league ലെ al nasr എന്ന team നു വേണ്ടിയാണു ആഹ് അതെയല്ലേ ഏർ പിന്നെ എനിക്ക് അറിയാനുള്ളത് ഏർ എല്ലാം കളിക്കാർക്കും ആരാധകരുണ്ട് ഉ ഉണ്ടല്ലേ കൂടുതലായിട്ടും ആഹ് അതെ എല്ലാ കളിക്കാർക്കും ഉണ്ട് ആഹ് പിന്നീട് എനിക്ക് ഇപ്പോൾ ഈ റൊണാൾഡോ ഏർ ഇനി കളിക്കാൻ പോകുന്നത് പോർച്ചുഗൽ team നു വേണ്ടിയാണോ അതോ വേറെ ഏതെങ്കിലും രാജ്യത്തിനുവേണ്ടിയാണ്

ഇപ്പോ അടുത്ത കാലത്ത് തന്നെ വിരമിക്കാനാണ് സാധ്യത എന്നാലും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയെ കുറിച്ചും fitness നെ കുറിച്ചും നമ്മൾ എടുത്തു പറയേണ്ടതാണ് മുപ്പത്തിയേഴു വയസ്സുണ്ട് എന്ന് അദ്ദേഹത്തെ കണ്ടാൽ ആർക്കും തോന്നില്ല അദ്ദേഹം അത്രക്ക് training കളും അത്രക്ക് ഏർ കാര്യങ്ങളും എല്ലാം ചെയ്ത് അദ്ദേഹത്തിൻ്റെ body എപ്പോഴും സുരക്ഷി സൂക്ഷിക്കുന്ന ഒരാളാണ് ആഹ് അതെയതെ ആഹ് അദ്ദേഹത്തെ കണ്ടാൽ നമുക്ക് തോന്നാറിള്ള ഇത്രയും വയസ്സായി എന്നും വിരമിക്കാറായി എന്നും ഒന്നും നമുക്ക് ഏർ തോന്നാറില്ല ഏർ പിന്നെ എനിക്കറിയ അടുത്തൊരു കളിക്കാരനെ പറ്റിയാണ് എനിക്കറിയേണ്ടത് നമ്മുടെ ബ്രസീലിലെ ഏർ ആഹ് ഒരു കളിക്കാരനായ നെയ്മറിനെ പറ്റിയാണ് താങ്കൾക്ക് എന്താണ് അദ്ദേഹത്തെ പറ്റി ഏർ പറയാനുള്ളത് നെയ്മറിനെ പറ്റി പറയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് skill കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഏർ short കൊണ്ടും നമ്മളെയെല്ലാം വിസ്മയിച്ച വിസ്മയിപ്പിച്ച ഒരു കളിക്കാരൻ കൂടിയാണ് നെയ്മർ ജൂനിയർ എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മനാട് ബ്രസീൽ എന്നാണ് ബ്രസീലിനു വേണ്ടി അദ്ദേഹം രണ്ടായിരത്തിപതിനാറിലെ ആണെന്ന് എനിക്ക് തോന്നുന്നു ഒളിമ്പിക്സ് medel നേടിയിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ നുവേണ്ടിട്ടു നേടിയിട്ടുള്ള ആദ്യത്തെ കിരീടം എന്ന് നമുക്ക് പറയാം പിന്നീട് അദ്ദേഹം ഏർ ആദ്യം കളിച്ചുവളർന്നത് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ബ്രസീലിലെ club ൽ ആയിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ കളിമികവ് കൊണ്ട് spanish club ആയ barcelona അദ്ദേഹത്തെ ചെയ്യും അവിടെ അദ്ദേഹം ഒരുപാട് നേട്ടങ്ങളും ഏർ ഒരുപാട് കാര്യങ്ങളും അവിടുന്ന് നേടിയ അദ്ദേഹത്തിൻ്റെ ഇഷ്ട ഏർ കളിക്കാരനായ ലയണൽ മെസ്സി ഏർ ഇവർ മൂന്നുപേരും കൂടി barcelona യെ ഒരുപാട് കിരീടങ്ങളിൽ എത്തിച്ചു പിന്നീട് അദ്ദേഹം ഏർ parisen germain എന്ന ഏർ french club ലേക്ക് മാറി അവിടെയും അദ്ദേഹം ഒരുപാട് നേട്ടങ്ങളും ഒരുപാട്

അദ്ദേഹത്തിന് പെട്ടെന്ന് പെട്ടെന്ന് പരിക്ക് ഉണ്ടാവും ഏർ അത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹം ഒന്ന് കളിച്ച ഒരു form ആയി വരുമ്പോഴേക്കും അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിൽ ഒരു

ബുദ്ധിമുട്ടിച്ചു അദ്ദേഹത്തിന് പരിക്കില്ലായിരുന്നെങ്കിൽ തന്നെ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ അറിയപ്പെട്ടിരുന്ന ഒരു താരമായിരുന്നു ആഹ് അതെയല്ലേ നമ്മളെ കളിക്കാരെല്ലാം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഏർ ഈ ഒരു നിലയിൽ എത്തിയത് എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ ആയിട്ട് വളരെ ഏർ ബുദ്ധിമുട്ടും stress ഉം എല്ലാം അനുഭവിച്ചിട്ടല്ലേ അവർ ഇ ഇത്രയും വലിയ

ആഹ് അതെ ഉദാഹരണത്തിന് ലയണൽ മെസ്സിയുടെ തന്നെ ഏർ കാര്യം എടുക്കാം അദ്ദേഹത്തിൻ്റെ ഏർ അദ്ദേഹത്തിൻ്റെ ആ ഉയരം കുറവും അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകൾ തമ്മിലുള്ള ഏർ വളർച്ച വ്യത്യാസമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഏർ കളിക്കാൻ പറ്റിയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഏർ നാട്ടിലുള്ള കളികണ്ട് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരു club ലേക്ക് ചേർത്തത് അവിടെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കളി മികവ് കൊണ്ടാണ് ഏർ എന്ന team അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉയരകുറവും അദ്ദേഹത്തിൻ്റെ ഏർ വളർച്ചയിൽ മുരടിപ്പും കാരണം അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുകയില്ലെന്ന് doctor മാർ വിധിച്ചു എന്നാലും ഏർ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കുള്ള മുഴുവൻ പണം ഏർ ബാർസലോണ എടുക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇത്രയും കാലം അദ്ദേഹത്തെ കളിപ്പിച്ചു ഏർ അതുകൊണ്ടുതന്നെ അദ്ദേഹം ഇപ്പോ ഏർ ഉയരകുറവുകൊണ്ട് എന്തൊക്കെ എന്തെല്ലാം നേടാം എന്ന് നമുക്ക് ഒരുപാട് കാണിച്ചു തന്ന വ്യക്തിയിൽ വ്യക്തി കൂടിയാണ് അദ്ദേഹം പിന്നീട് ഏർ അദ്ദേഹത്തിൻ്റെ celebration ൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഇത്രയും എത്തിപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയാണ് മുത്തശ്ശിയുടെ ഒറ്റവാക്ക് കൊണ്ടാണ് അദ്ദേ ആഹ് ഇപ്പോൾ ഈ ലോകത്തിലറിയപ്പെടുന്ന ഏറ്റവും മികച്ച കളിക്കാരിൽ എത്തിയത് പിന്നീട് നമുക്ക് നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റാനോ റൊണാൾഡോ ക്രിസ്റ്റാനോ റൊണാൾഡോയെ നമുക്ക് ന്ത ഒരു ഒരു മികച്ച കളിക്കാരനാണ് ഈ ലോകത്തെ ഏർ അദ്ദേഹം ഏർ അദ്ദേഹത്തെ ആഹ് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേടിയാണ് അദ്ദേഹം ഈ നേട്ടത്തിലേക്ക് എത്തിയത് അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന ഏർ school ൽ ഏർ അദ്ദേഹത്തിന് നടത്താൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം school ൽനിന്ന് പുറത്താക്കി പിന്നീട് അദ്ദേഹം തന്നെ ആ school മേടിക്കുകയും ഇപ്പോൾ അദ്ദേഹം ആ school ൻ്റെ ഉടമസ്ഥൻ കൂടിയാണ് ആഹ് അതെയല്ലേ നമ്മുടെ കളിക്കാരെല്ലാം വളരെയധികം ത്യാഗം അനുഭവിച്ചാണ് ഈ നിലയിൽ എല്ലാം എത്തിച്ചേർന്നത് തന്നെ എന്ന് വേണം നമുക്ക് ഏർ പറയാനായി പിന്നെ ഈ കളിക്കാരെല്ലാം ഏർ നമ്മുടെ രാജ്യത്തിനുവേണ്ടി അല്ലാതെ club വേണ്ടിയും കളിച്ചിട്ടുണ്ട് അല്ലെ അതെ എല്ലാ കളിക്കാരും രാജ്യത്തിനും വേണ്ടി കളിക്കുന്നതിനേക്കാൾ കൂടുതൽ മത്സരങ്ങൾ club നു വേണ്ടിയാണ് കളിക്കുക അതുകൊണ്ട് തന്നെ അവർ അവരുടെ ശിഷ്ടകാലം പകുതിയോളം അങ്ങനെ club നു വേണ്ടിയാണ് കളിക്കുക എന്നാലും അദ്ദേഹം രാജ്യത്തിനുവേണ്ടി കളിക്കുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യവും അതാണ് അവരുടെ fans നും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യവും ആഹ് അതെയല്ലേ എനിക്ക് ഇത്രയും വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് താങ്കൾക്ക് ഒരുപാട് നന്ദി നമുക്ക് അടുത്ത വിഷയവുമായി വീണ്ടും കാണാവുന്നതാണ് അതുവരെക്കും നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് യാത്രയെ കുറിച്ചാണ് ഊട്ടി അഥവാ ഉധകമണ്ഡലം ഉം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മലയോര പട്ടണവും നഗരസഭയും ആണ് നീലഗിരി ജില്ലയുടെ ആസ്ഥാനവും ഇത് തന്നെയാണ് തമിഴ്നാട്ടിലെ പ്രശസ്തമായ വിനോദസഞ്ചാര ക്രെതങ്ങലിൽ ആളുകളെ ഏറ്റവും ആകർഷിക്കുന്ന സ്ഥലമാണിത് queen of hill station എന്നാണ് ഊട്ടി അറിയപ്പെടുന്നത് ഉധകമണ്ഡലം എന്നാണ് ഔദ്യോഗിക നാമം ഊട്ടക് മണ്ഡ് എന്നാണ് british കാർ വിളിച്ചിരുന്നത് അതിൻറെ ചുരുക്കമാണ് ഊട്ടി british കാർക്ക് അതിൻറെ കാലത്ത് madras presidency യുടെ വേനൽക്കാല ആസ്ഥാന കേന്ദ്രമാണ് ഇങ്ങനെ വികസിപ്പിച്ചു കൊണ്ടു വന്നത് ഇന്ത്യയിൽ നീലക്കുറിഞ്ഞി പൂക്കുന്ന അപൂർവം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത്. മേട്ടുപ്പാളയം ഊട്ടി narrow kitch തീവണ്ടി ലോക പൈഥിക താ താമര ഉപചക സമരഖാധത്തിലെന്നിലായി ഇടം പിടിച്ചിട്ടുണ്ട്

ഉണ്ടായത് ബട്ടക്മൂഡ് ബട്ടക്മൂഡ് ആഹ് എന്ന വാക്കിൽ നിന്നാണ് ഉ ഇതു ഉണ്ടായതെന്നും പ പുറപ്പെടു പറയപ്പെടുന്നു british സർക്കാർ ഇത് ഉണ്ട അഹ് ഉധക് മണ്ഡ് എന്ന എന്നാക്കി ഊട്ടി ഊട്ടി എന്നതു പറയാൻ എളുപ്പത്തിനായി ഉപയോഗിച്ചു എന്ന് വന്ന പേരാണ് എന്നാൽ ഇന്ന് സർവ്വത്രികമായി ഉപയോഗിക്കുന്ന പേര് ഇതാണ് ഊട്ടി ഉൾപ്പെടുന്ന നീലഗിരി മലകൾ ആഹ് ഘോര വനങ്ങൾ അഹ് ആയിരുന്നതിനാൽ കാലാവസ്ഥ പ്രതികൂലമായിരുന്നാലും പണ്ടുകാലത്ത് ഇവിടേക്ക് എത്തി ഏർ ചേരുക വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു അത്ര ഫലഭൂവിഷ്ട തയോ കെയോ അഹ് പെടു പെടുത്താ നായി കോട്ടകളോ കൊട്ടാരങ്ങളോ ഇല്ലാത്തതിനാൽ ആരും അങ്ങോട്ട് ആരും ഇങ്ങോട്ട് അഹ് കൊട്ടാരങ്ങളോ ഇല്ലാത്തതിനാൽ ആരും ഇങ്ങോട്ട് പ്രവേശിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്ന് കരുതുന്നു british കാർ വരവിനെ മുൻപുള്ള ചരിത്രം അതിനാൽ അഹ് അവ്യക്തമാണ് മറയൂരിൽ നിന്നും ലഭിച്ച പോലുള്ള മഹാശിലായുഗത്തിന്റെ തെരുവുകൾ പലതും ഇവിടെങ്ങളിൽന്ന് ലഭിച്ചി ലഭിച്ചിട്ടുണ്ടെങ്കിലും അവ ഇന്നും തോട വർഗ്ഗക്കാരുടെ ആചാരങ്ങളുമായി ചേർന്നു പോകുന്നതിനാൽ കല ഏർ കാ കാലപ്പഴക്കം എന്നീക്കാൻ ബുദ്ധിമുട്ടാണ് നിരവധി ശിരാദി ശിലാലിഖിതങ്ങളും ആഹ് തു തൊപ്പി ക കടലുകളും മുന്നി മുനിയറകളും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ആഹ് സംഘകാലത്തെ ചേ ആഹ് ചേരന്മാരുടെ സാമ്രാജ്യത്തിനു കീഴിലായിരുന്നു ഈ മലകൾ അന്നത്തെ അന്നത്തെ ഒ കുരു കുരുഞ്ചിത്തിന്നൈ എന്നറിയപ്പെടുന്ന അറിയപ്പെ പെട്ടിരുന്ന ത ആഹ് തിണ്ണകളിൽ ഈ ആഹ് ഘോര വനങ്ങൾ പെടും വന്ദ വധഗർ ആഹ് തോടർ വേടാളർ ആഹ് എന്നി എന്നിങ്ങനെയുള്ള മൂന്ന് ആദിവാസി ഗോത്രങ്ങൾ ഇവിടെ വസിച്ചിരുന്നു ചാ

ചക്രവർത്തിമാർ വയനാട് ഉൾപ്പെടുന്ന ഈ ഭൂപ്രദേശം കൈക്കൽ ആക്കി ഇതിൽ ആഹ് സാന്ദൂ സാന്ദൂ ഭരിക്കുന്നു ലഭ്യമായിട്ടുള്ള ഏറ്റവും പഴയ ആഹ് ശാസനം തൊള്ളായിരത്തി മുപ്പത് ഉം അ മണ്ടിലുള്ളതാണ് ആ മണ്ടിലുള്ളതാണ് ഇതിൽ തുടർന്ന് പത്താം ഏർ ശതക ആഹ് പത്താംശത പത്താം ശതകതൊ ശതകതോടുള്ള വടക്കൻ കന കാനറ ആ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന കാന്തബാർ ഊട്ടി കൈവശപെട് പെട് കൈശ പെറെടുത്തി ടുത്തി പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഒ ഒയാസ് ലാ രാജാവായ യാസ്‌ല രാജാവായ അഹ് ഹർവർധാൻ വയനാടും നീലഗിരിയും ക്രമിച് കീ കീഴടക്കിയത് ടക്കിയത് അദ്ദേഹത്തിൻറെ സേന നായകനായ ഓം മുനിസ ആയിരത്തി ഒരുനുറ്റി പതിനേഴിൽ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 നിറയെ ശിലാ ശ ശിലാശാലങ്ങളിൽ കാണുന്ന ഈ കാണുന്ന ഈ അർദ്ധ ഹർഷവർദ്ധൻ ഏർ നിലെ ഹർഷവർധനൻ നീലമലയെ ഒരു പട്ടണം ആക്കിമാറ്റി ആയിരത്തി ഒരുനുറ്റി ആയിരത്തി ഒരുനുറ്റി നാൽപത്തി ഒന്നിലെ മറ്റൊരു ശാസനത്തിൽ നിരും കുണ്ടനാടി നെ പറ്റിയും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 നിലനി നിലവിലില്ല ഹോസ ഹൊയാസാ കാരി നിന്ന് ആയിരത്തി മുന്നൂറ്റി പത്തിൽ ഡൽഹിയിലെ മുസ്ലിം ഭരണാധികാരിയായ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 മാധവ ധനയകലും മക്കൾക്കും ലഭിച്ചു അവർ നീലഗിരി സ്ഥലത്ത് അറിയുന്ന സ്ഥാനപ്പേര് ഉപയോഗിച്ച് വന്നു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 സുൽത്താൻമാരുടെ ഭരണം അവസാനിപ്പിച്ചു. അവർക്ക് ഈ മേഖലയുടെ അവകാശം കൈവന്നു വിജയനഗരത്തിന്റെ കൃഷ്ണദേവരാഹ മഹാരാജാവ് നീലഗിരി